ഈ വരാന്തയിലൂടെയാണ് നടപ്പാത മുന്നോട്ടു പോകുന്നത് ചിത്രത്തിൽ ധാരാളം പച്ചപ്പ് കാണാം.

ചുറ്റും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിൽക്കെട്ടുകളും ചെറുതൂണുകളുമുണ്ട്.

അലങ്കാരങ്ങൾ പ്രധാനമായും വെള്ളയും ഇളം പിങ്ക് നിറത്തിലുമാണ് പന്തലിൻ്റെ മുകൾഫാഗം വെളുത്ത തുണികൊണ്ട് ഭംഗിയായി മറച്ചിരിക്കുന്നു.

ഈ ചിത്രത്തിൽ സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ അല്ലെങ്കിൽ അവ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുറിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്.

മഞ്ഞ കലർന്ന തവിട്ട് നിറമുള്ള ശരീരത്തിൽ വെള്ള പുള്ളികൾ ഇവക്കുണ്ട് ചിത്രത്തിൽ ധാരാളം പച്ചപ്പ് കാണാം.

ഈ ചിത്രം വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിട്ട് നൽകുന്ന സ്ഥാപനത്തിന്റെ പരസ്യ ബാനർ ഇന്റെ ദൃശ്യമാണ് കാണുന്നത്.

മുന്നിൽ വലതുവശത്ത് ഒരു വനിതയെ കാണാം അവർ മഞ്ഞയും കറുപ്പും നിറങ്ങളുള്ള സാരി ധരിച്ച് നടന്ന് പോവുന്നു.

ചുവപ്പ് വെള്ള നിറത്തിലുള്ള ശക്തമായ ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേദിയുടെ മുകൾ ഫാഗത്ത് ചുവന്ന പ്രകാശമുള്ള ഒരു നീല വിളക്കുകൾ കാണാം.

ചിത്രത്തിൻ്റെ മധ്യഫാഗത്തായി നീല നിറത്തിലുള്ള വെള്ളമുള്ള ഒരു നീന്തൽകുളം കാണാം.

ഈ ചിത്രത്തിൻ്റെ മുൻവശത്ത് ഒരു മനോഹരമായ തോട്ടമാണ് കാണുന്നത്.

ഈ ചിത്രം ഒരു വാഹനം കഴുകുന്ന കടയുടെയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെയോ ഉൾഭാഗമാണ് കാണിക്കുന്നത്.

ചിത്രം ഒരു ആൾ ഇന്ത്യ ഓഡിറ്റോറിയത്തിന്റെ ഉൾവശമാണ് മുൻ ഫാഗത്തും വശങ്ങളിലുമായി നിര നിരയായി വെളുത്ത പ്ലാസ്റ്റിക് കസേരകൾ വെച്ചിരിക്കുന്നു.

ഹാൾ ഇന്റെ നടുവിൽ കസേരകൾക്ക് ഇടയിലായി ഒരു ഇടനാഴി കാണാം ചിത്രത്തിൻ്റെ മധ്യഭാഗത്തായി അലങ്കരിച്ച ഒരു വേദി കാണാം.

താഴെയായി ഡ്രൈ ക്ലീനേഴ്സ് എന്നിങ്ങനെയും എഴുതിയിട്ടുണ്ട് ഇത് ഒരു ഡ്രൈ ക്ലീനിങ്ങ് കടയുടെയോ അലക്ക് ശാലയുടെയോ അകത്തളം ആണെന്ന് സൂചിപ്പിക്കുന്നു.

ഏറ്റവും മുകളിലായി ചുവന്ന നിറത്തിൽ അടുക്കി വെച്ചിട്ടുള്ള ആപ്പിളുകൾ കാണാം ആപ്പിളുകൾക്ക് പിന്നിലായി മഞ്ഞ നിറത്തിലുള്ള വാഴപ്പഴക്കുലകളും കാണാം.

വലതു വശത്ത് ഒരു മോട്ടോർ സൈക്കിളും അതിനടുത്തൊരു ഓട്ടോറിക്ഷയും ദൂരെയായി ചില കാറുകളും കാണാം.

പിനാരത്തിന്റെ ഏറ്റവും മുകൾഫാഗം ചന്ദ്രക്കലയുടെ ഒരു ചെറിയ പ്രതിബിംബം കാണാം താഴെയായി കറുപ്പ് നിറത്തിലുള്ള അലങ്കാര പണികളോട് കൂടി ഒരു ഗേറ്റ് കാണാം.

ഈ ചിത്രത്തിൽ രാത്രിയിൽ മനോഹരമായി അലങ്കരിച്ച ഒരു പ്രവേശന കവാടത്തിൻ്റെ ദൃശ്യമാണ്.

ഇവയിൽ കൂടുതലും അപ്പാർട്ട്മെൻ്റ് കളാണ് ചില കെട്ടിടങ്ങൾക്ക് വെള്ള മഞ്ഞ പിങ്ക് നിറങ്ങൾ നൽകിയിരിക്കുന്നു.

ഗ്രില്ലിന് മുകളിൽ വളഞ്ഞ രൂപത്തിലുള്ള ഒരു ഷെൽട്ടർ കാണാം.

ഈ ചിത്രം വസ്ത്രങ്ങൾ അലക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉൾവശമാണ് ചിത്രത്തിൽ ധാരാളം വസ്ത്രങ്ങൾ അലക്കാനുള്ള വാഷിംഗ് മെഷീൻസ് കാണാം.

വലതുവശത്ത് ബാറ്റാ എന്നെഴുതിയ വലിയ ബോർഡുള്ള ഒരു ചെരുപ്പ് കട കാണാം അതിന് മുകളിലായി എം_എസ് സാരീസ് എന്ന് ബോർഡുള്ള മറ്റൊരു കടയും ഉണ്ട്.

എടത് വശത്തായി ഒരു വൃക്ഷവും കാണാം അതിനോട് ചേർന്ന് ഒരു വ്യക്തി നിൽക്കുന്നതും നമുക്ക് കാണാം.

വസ്ത്രങ്ങൾക്കെല്ലാം സങ്കീർണമായ കരവിരുതുകളും ചെയ്തിട്ടുണ്ട് ഇടതു വശത്ത് ഇളം നിറത്തിലുള്ള ഒരു നീണ്ട കുപ്പായം മധ്യഭാഗത്തു കടും നിറത്തിലുള്ള സങ്കീർണമായ ഡിസൈനുകൾ ഉള്ളൊരു കുപ്പായം.

ഇത്തരത്തിൽ വിവിധതരം കളിപ്പാട്ടങ്ങളും കെട്ടിടങ്ങളും കാണാം ഇടതുവശത്തായി ഉയരമുള്ളതും മുകൾഫാഗത്ത് വൃത്താകൃതിയിലുള്ള ഇരിപ്പിടങ്ങൾ ഉള്ളതുമായ ഒരു ടവർ റൈഡും കാണാം.

വലത്തേ അറ്റത്ത് നീല നിറത്തിലുള്ള വാട്ടർ സ്ലൈഡുകളും പൂളുകളും അവ്യക്തമായി കാണാം ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു വിശാലമായി തുറന്ന സ്ഥലത്താണ്.

ഈ അക്ഷരത്തിൽ ഫ്രഷേഴ്സ് എന്ന് ഇംഗ്ലീഷ് ഇൽ എഴുതിയത് വ്യക്തമായി വായിക്കാൻ സാധിക്കുന്നുണ്ട്.

ഈ ദൃശ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം ഇടതുവശത്ത് ഉയർന്നുനിൽക്കുന്ന ഒരു ഗോപുരമാണ്.

ചിത്രത്തിൻ്റെ മുകൾ ഫാഗത്ത് സ്റ്റേറ്റ് ബാങ്ക് എ_റ്റി_എം എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് കാണാം.

വലതുവശത്തുള്ള ഷെൽഫുകളിൽ കുപ്പികളിലുള്ള പാനീയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം ഇതിൽ മിനറൽ വാട്ടറുകൾ സോഡാ ശീതള പാനീയങ്ങൾ എന്നിവ കാണാം.

ഈ ചിത്രം ഒരു റെയിൽവേ പാളത്തിന്റെയും ചരക്ക് വണ്ടിയുടെയും ദൃശ്യമാണ് ചിത്രത്തിന്റെ മധ്യ ഭാഗത്തും വലതു വശത്തുമായി ധാരാളം ചരക്ക് വാഹനങ്ങൾ കാണാം.

ഈ ചിത്രത്തിൽ ഒരു ലൈബ്രറി യോ പഠനകേന്ദ്രമോ ആണ് കാണിക്കുന്നത്.

ജലാശയത്തിൻ്റെ അരികുകൾ മണ്ണുടുക്കി ഉറപ്പിച്ച രീതിയിലാണ് കാണുന്നത് മുൻഭാഗത്തെ കുളത്തിൽ നീളത്തിൽ പോകുന്ന ഒരു കനാൽ പോലുള്ള മറ്റൊരു ജലസംഭരണി കാണാം.

കനാലിനു പിന്നിലായി പച്ചപ്പ് നിറഞ്ഞ ഒരു പാടശേഖരം കാണാം ജലാശയത്തിനും കൃഷിയിടത്തിനും പിന്നിലായി വലിയ മരങ്ങൾ കൂട്ടമായി നിൽക്കുന്നത് കാണാം.